ലിനക്സ് environmentഉം അത് മാനുപുലേറ്റ് ചെയ്യുന്ന മാർഗങ്ങളും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇതിൽ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നതിനായി ഒരു ലിനക്സ് സിസ്റ്റം ആവശ്യമാണ് ഉബുണ്ടുവാണ് ഉത്തമം
ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും അതിലെ കമാൻഡ്സ് ഫൈൽ സിസ്റ്റംസ് ഷെൽ എന്നിവയെ കുറിച്ചും നിങ്ങൾക്ക് അടിസ്ഥാനമായ അറിവുകൾ ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഈ ട്യൂട്ടോറിയലിനായി ഉബുന്റു 1010 ഉപയോഗിക്കുന്നു
ശ്രദ്ധിക്കുക ലിനക്സ് കേസ് സെൻസിറ്റീവ് ആണ്
അത് പോലെ ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ചിട്ടുള്ള കമാൻഡ്സ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ലോവേർ കേസിൽ ആയിരിക്കും
ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനവും commandsനോട് അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ലിനക്സ് environmentനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു
ഷെല്ലുകളുടെ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി ലിനക്സ് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്
ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം
ഷെല്ലുകളുടെ പ്രവർത്തനം തീരുമാനിക്കുന്നത് സാധാരണയായി ഷെൽ വേരിയബിൾസ് ആണ്
ഷെൽ വേരിയബിൾസ് രണ്ട് തരത്തിലുണ്ട് എൻവൈറൻമെന്റ് Variablesഉം ലോക്കൽ Variablesഉം
എൻവൈറൻമെന്റ് വേരിയബിൾസ് യൂസറുടെ മുഴുവൻ environmentലും ലഭ്യമായതിനാൽ ആണ് അവയെ അങ്ങനെ വിളിക്കുന്നത്
ഇവ ഷെൽ സ്ക്രിപ്റ്റ്സ് റൺ ചെയ്യുന്നവയെ പോലെ shellൽ നിന്നും പരിണമിക്കപ്പെട്ട subshellsലും ലഭ്യമാണ്
ലോക്കൽ വേരിയബിൾസ് അതിന്റെ പേര് പോലെ തന്നെ വളരെ പരിമിതമായ ലഭ്യതയാണ് ഉള്ളത്
ഇവ shellൽ നിന്നും പരിണമിക്കപ്പെട്ട subshellsൽ ലഭ്യമല്ല
ഈ ട്യൂട്ടോറിയലിൽ പ്രധാനമായും എൻവൈറൻമെന്റ് variablesനെ കുറിച്ചാണ് പറയുന്നത്
ആദ്യം ഈ ഷെൽ വേരിയബിളുകളുടെ മൂല്യം കാണുന്നതെങ്ങനെ എന്ന് നോക്കാം
നിലവിലുള്ള ഷെല്ലിലെ വേരിയബിളുകൾ കാണുന്നതിനായി കമാൻഡ് സെറ്റ് റൺ ചെയ്യുന്നു
ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക സെറ്റ് സ്പേസ് പൈപ്പ്ലൈൻ ക്യാരക്ടർ മോർ എന്റർ കൊടുക്കുക
നമുക്ക് നിലവിലുള്ള എല്ലാ ഷെൽ വേരിയബിളുകളും കാണാം
ഉദാഹരണത്തിന് ഹോം എൻവൈറൻമെന്റ് വേരിയബിളും അതിന് അസൈൻ ചെയ്തിട്ടുള്ള മൂല്യവും നോക്കുക
ലിസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നതിനായി എന്ററും പുറത്ത് വരാൻ qഉം കൊടുക്കുക
ഇവിടെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മൾട്ടിപേജ് ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായിട്ടാണ് setൽ നിന്നുള്ള ഔട്ട്പുട്ട് moreലേക്ക് പൈപ്പ്ലൈൻ ചെയ്തത്
എൻവൈറൻമെന്റ് വേരിയബിൾസ് മാത്രം കാണുന്നതിനായി എൻവ് കമാൻഡ് റൺ ചെയ്യുക
ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക എൻവ് സ്പേസ് vertical ബാർ മോർ എന്നിട്ട് എന്റർ കൊടുക്കുക
ഉദാഹരണത്തിന് ഷെൽ വേരിയബിൾ
അതിന്റെ മൂല്യം സ്ലാഷ് ബിൻ സ്ലാഷ് ബാഷ് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് വരാനായി q പ്രസ് ചെയ്യാവുന്നതാണ്
ഇപ്പോൾ ലിനക്സിലെ ചില പ്രധാനപ്പെട്ട എൻവൈറൻമെന്റ് വേരിയബിൾസ് പരിശോധിക്കാം
ഇവിടെ നമ്മൾ ബാഷ് ഷെൽ ആണ് ഉപയോഗിക്കുന്നത്
വിവിധ ഷെല്ലുകൾ കസ്റ്റമൈസ് ചെയ്യുന്നതിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ട്
ഒരു വേരിയബിളിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് അറിയുന്നതിനായി വേരിയബിളിന്റെ പേരിന് മുൻപിലായി ഡോളർ ചിഹ്നവും അതിന്റെ കൂടെ എച്ചോ കമാൻഡും ഉപയോഗിക്കണം
നമ്മൾ ആദ്യം കാണുന്ന എൻവൈറൻമെന്റ് വേരിയബിൾ ഷെൽ വേരിയബിളാണ്
ഇത് നിലവിലുള്ള ഷെല്ലിന്റെ പേര് സ്റ്റോർ ചെയ്യുന്നു
ഷെൽ വേരിയബിളിന്റെ മൂല്യം കാണാൻ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക എച്ചോ സ്പേസ് ഡോളർ വലിയ അക്ഷരത്തിൽ s h e l ൽ എന്റർ പ്രസ് ചെയ്യുക
സ്ലാഷ് ബിൻ സ്ലാഷ് ബാഷ് ആണ് നമ്മൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷെൽ
അടുത്ത വേരിയബിൾ ഹോം
ലിനക്സിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസർ nameഓട് കൂടിയ directoryയിൽ ആയിരിക്കും
ഈ diectoryയെ ഹോം ഡയറക്ടറി എന്ന് പറയുന്നു
ഇതാണ് ഹോം വേരിയബിളിൽ അടങ്ങിയിട്ടുള്ളത്
മൂല്യം കാണുവാനായി ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക എച്ചോ സ്പേസ് ഡോളർ വലിയ അക്ഷരത്തിൽ h o m ഇ എന്റർ
അടുത്ത എൻവൈറൻമെന്റ് വേരിയബിൾ പത്ത്
ഏതെങ്കിലും എക്സിക്യൂട്ടബിൾ കമാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നതിനായി ഷെൽ തിരയുന്ന അബ്സല്യൂട്ട് പാത്സ് ആണ് പത്ത് വേരിയബിളിൽ അടങ്ങിയിരിക്കുന്നത്
പത്ത് വേരിയബിളിന്റെ മൂല്യം നോക്കാം
ടെർമിനലിൽ വീണ്ടും ടൈപ്പ് ചെയ്യുക എച്ചോ സ്പേസ് ഡോളർ വലിയ അക്ഷരത്തിൽ p a t ഹ് എന്റർ കൊടുക്കുക
എന്റെ കംപ്യൂട്ടറിൽ അത് സ്ലാഷ് യൂസർ സ്ലാഷ് ലോക്കൽ സ്ലാഷ് സ്ബിൻ സ്ലാഷ് യൂസർ സ്ലാഷ് ലോക്കൽ സ്ലാഷ് ബിൻ സ്ലാഷ് യൂസർ സ്ലാഷ് സ്ബിൻ സ്ലാഷ് യൂസർ സ്ലാഷ് ബിൻ ഇടിസി എന്ന് കാണുന്നു
ഇത് ഓരോ സിസ്റ്റത്തിലും ചെറുതായി വ്യത്യാസപ്പെട്ടിരിക്കും
യഥാർത്ഥത്തിൽ ഇത്160 ഡെലിമീറ്റർ ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുള്ള directoriesന്റെ ഒരു ലിസ്റ്റ് ആണ് ഒരു എക്സിക്യൂട്ടബിൾ കമാൻഡ് കണ്ടെത്തുന്നതിനായി ഷെൽ ഈ orderൽ സെർച്ച് ചെയ്യുന്നു
നമുക്ക് നമ്മുടെ directoryഉം ഈ ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ്
അപ്പോൾ ഷെൽ നമ്മുടെ directoryഉം തിരയുന്നു
നമ്മുടെ ഡയറക്ടറി ചേർക്കുന്നതിനായി ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക
വലിയ അക്ഷരത്തിൽ p a t ഹ് equal ടോ ഡോളർ വീണ്ടും വലിയ അക്ഷരത്തിൽ p a t ഹ് കോളൻ സ്ലാഷ് ഹോം സ്ലാഷ് നമ്മുടെ directoryയുടെ പേര് എന്റർ
ഇപ്പോൾ PATHന്റെ മൂല്യം എച്ചോ ചെയ്താൽ നമ്മുടെ directoryയും പത്ത് വേരിയബിളിന്റെ ഭാഗം ആയിരിക്കും
ഈ ഡയറക്ടറി ഇവിടെ കാണാം
മറ്റൊരു വേരിയബിളാണ് ലോഗ്നേം
ഇത് നിലവിലുള്ള യൂസറുടെ യൂസർ നെയിം സ്റ്റോർ ചെയ്യുന്നു
മൂല്യം കാണുന്നതിനായി ടൈപ്പ് ചെയ്യുക എച്ചോ സ്പേസ് ഡോളർ ലോഗ്നേം എന്റർ
ടെർമിനൽ തുറക്കുമ്പോൾ ഒരു ഡോളർ ചിഹ്നം കാണാം
നമ്മുടെ കമാൻഡുകൾ എന്റർ ചെയ്യുന്നതിനുള്ള പ്രോംപ്റ്റ് ആണിത്
എൻവൈറൻമെന്റ് വേരിയബിൾ പിഎസ്1 പ്രതിനിധീകരിക്കുന്ന പ്രൈമറി പ്രോംപ്റ്റ് സ്ട്രിംഗ് ആണിത്
ഒരു സെക്കൻഡറി പ്രോംപ്റ്റ് സ്ട്രിംഗ് കൂടി ഉണ്ട്
കമാൻഡ് ഒരു വരിയിൽ കൂടുതൽ ദൈർഘ്യമുള്ളതാണെങ്കിൽ രണ്ടാമത്തെ വരി മുതൽ നമുക്ക് പ്രോംപ്റ്റ് ആയി ഒരു ഗ്രേറ്റർ ദാൻ ചിഹ്നം കൂടി കാണാം
ഇതാണ് എൻവൈറൻമെന്റ് വേരിയബിൾ പിഎസ്2 പ്രതിനിധീകരിക്കുന്ന സെക്കൻഡറി പ്രോംപ്റ്റ് സ്ട്രിംഗ്
സെക്കൻഡറി കമാൻഡ് പ്രോംപ്റ്റിന്റെ മൂല്യം കാണുന്നതിനായി ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക എച്ചോ സ്പേസ് ഡോളർ പിഎസ്2 എന്റർ
നമുക്ക് പ്രൈമറി പ്രോംപ്റ്റ് സ്ട്രിംഗ് മാറ്റി പ്രോംപ്റ്റിൽ അട്ട് തെ റേറ്റ് ltgt ആക്കാം
ഇതിനായി ടൈപ്പ് ചെയ്യുക പിഎസ്1 equal ടോ quotesനുള്ളിൽ അട്ട് തെ റേറ്റ് എന്റർ
ഇപ്പോൾ പ്രോംപ്റ്റ് ആയി ഡോളർ ചിഹ്നത്തിന് പകരം അട്ട് തെ റേറ്റ് ചിഹ്നം കാണാം
നമുക്ക് പ്രോംപ്റ്റിൽ നമ്മുടെ യൂസർ നെയിം ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് പോലുള്ള രസകരമായ ചില കാര്യങ്ങൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക വലിയ അക്ഷരത്തിൽ പിഎസ്1 equal ടോ quotesനുള്ളിൽ ഡോളർ ലോഗ്നേം എന്റർ
ഇപ്പോൾ എന്റെ യൂസർ നെയിം ആണ് എന്റെ പ്രോംപ്റ്റ്
തിരികെ വരാനായി ടൈപ്പ് ചെയ്യുക പിഎസ്1 equal ടോ quotesനുള്ളിൽ ഡോളർ
എന്റർ കൊടുക്കുക
നമ്മൾ പല എൻവൈറൻമെന്റ് വേരിയബിളുകൾക്ക് മൂല്യങ്ങൾ അസൈൻ ചെയ്തു
പക്ഷേ ഓർക്കുക ഈ മാറ്റങ്ങളെല്ലാം അതായത് നമ്മുടെ ഡയറക്ടറി പത്ത് വേരിയബിളിൽ ചേർത്തത് പോലുള്ളവ നിലവിലുള്ള sessionന് മാത്രം ബാധകമാണ്
ഒരു ടെർമിനൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും തുറക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ടെർമിനൽ തുറക്കുകയോ ചെയ്ത് പത്ത് വേരിയബിളിന്റെ മൂല്യം എച്ചോ ചെയ്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ വരുത്തിയ മാറ്റങ്ങളൊന്നും നിലവിലില്ല എന്ന് കാണാം
ഈ മാറ്റങ്ങൾ സ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങൾ കുറച്ച് കൂടി അഡ്വാൻസ്ഡ് ആയ ട്യൂട്ടോറിയലിൽ നോക്കാം
പലപ്പോഴും നമ്മൾ അടുത്ത സമയത്ത് എക്സിക്യൂട്ട് ചെയ്ത കമാൻഡ് നമുക്ക് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരാറുണ്ട്
എന്ത് ചെയ്യും
മുഴുവൻ കമാൻഡും ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യണോ160
വേണ്ട അതിന് പല മാർഗങ്ങൾ ഉണ്ട്
സാധാരണയായി നിങ്ങളുടെ കീബോർഡിലെ അപ്പ് കീ അമർത്തുമ്പോൾ അവസാനം ടൈപ്പ് ചെയ്ത കമാൻഡ് കാണിക്കും
അമർത്തി പിടിച്ചു കൊണ്ടിരിക്കുക ഇത് മുൻപ് ഉപയോഗിച്ച കമാൻഡുകൾ ഓരോന്നായി കാണിച്ചു കൊണ്ടിരിക്കും
തിരിച്ച് പോകാനായി ഡൌൺ കീ പ്രസ് ചെയ്യുക
ഇങ്ങനെ ധാരാളം കമാൻഡുകൾ ഉള്ളപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്
അപ്പോൾ ഹിസ്റ്ററി കമാൻഡ് ഉപയോഗിക്കുന്നതാണ് എളുപ്പം
പ്രോംപ്റ്റിൽ ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്യുക
എന്റർ അമർത്തുക നേരത്തേ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട കമാൻഡിന്റെ ഒരു ലിസ്റ്റ് കാണാം
വലിയ ഒരു ലിസ്റ്റിന് പകരം അവസാനത്തെ പത്തെണ്ണം മാത്രമാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഹിസ്റ്ററി സ്പേസ് 10 ടൈപ്പ് ചെയ്തിട്ട് എന്റർ കൊടുക്കുക
ശ്രദ്ധിക്കുക ഈ ലിസ്റ്റിൽ നേരത്തേ അസൈൻ ചെയ്തിട്ടുള്ള കമാൻഡുകൾക്ക് ഓരോ നമ്പർ നൽകിയിട്ടുണ്ട്
ഒരു പ്രത്യേക കമാൻഡ് ആവർത്തിക്കുന്നതിനായി എക്സ്ക്ലമേഷൻ മാർക്കിന് ശേഷം കമാൻഡിന്റെ നമ്പർ ടൈപ്പ് ചെയ്യുക
ഉദാഹരണമായി എന്റെ കേസിൽ 442ടൈപ്പ് ചെയ്താൽ എച്ചോ സ്പേസ് ഡോളർ പത്ത് എക്സിക്യൂട്ട് ചെയ്യും
അവസാനത്തെ കമാൻഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്താൽ മതിയാകും
അടുത്തതായി ടിൽഡെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം
tilde ക്യാരക്ടർ ഹോം directoryയുടെ ഒരു ഷോർട്ട് ഹാൻഡ് ആണ്
അതായത് ഹോം directoryയിലെ ടെസ്റ്റ്രീ എന്ന directoryയിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതിയാകും സിഡി സ്പേസ് സ്ലാഷ് ടെസ്റ്റ്രീ
നിലവിൽ പ്രവർത്തനത്തിലുള്ള directoryയിൽ നിന്നും അവസാന directoryയിലേക്കും തിരിച്ചും പോകുന്നതിനായി സിഡി മൈനസ് അല്ലെങ്കിൽ സിഡി മൈനസ് കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്
അതായത് നമ്മൾ ഇപ്പോൾ ടെസ്റ്റ്രീ directoryയിൽ ആണ്
അത് പോലെ നമ്മൾ അവസാനം സന്ദർശിച്ചത് ഹോം ഡയറക്ടറി ആയിരുന്നു
സിഡി സ്പേസ് മൈനസ് റൺ ചെയ്ത് എന്റർ കൊടുത്താൽ നമ്മൾ ഹോം directoryയിലേക്ക് പോകും
ഇത് വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ്രീ directoryയിലേക്ക് തിരിച്ച് പോകും
അവസാനമായി വളരെ പ്രധാനപ്പെട്ട അലിയാസ് കമാൻഡ് നോക്കാം
നിങ്ങൾക്ക് ഒരു വലിയ കമാൻഡ് വീണ്ടും വീണ്ടും റൺ ചെയ്യേണ്ടതായി വന്നേക്കാം
ഈ അവസരങ്ങളിൽ ഇതിന് നമുക്ക് ചെറിയ ഒരു അലിയാസ് നെയിം നൽകാം എന്നിട്ട് കമാൻഡ് റൺ ചെയ്യാനായി ഈ അലിയാസ് നെയിം ഉപയോഗിക്കാം
പാട്ടുകൾക്കായി നിങ്ങൾ സ്ഥിരമായി സന്ദർശിക്കുന്ന directoryയ്ക്ക് ഒരു വലിയ പത്ത് ഉണ്ടെന്ന് കരുതുക
ഇതിനായി നിങ്ങൾക്ക് ഒരു അലിയാസ് സൃഷ്ടിക്കാവുന്നതാണ്
ടൈപ്പ് ചെയ്യുക അലിയാസ് സ്പേസ് സിഡിഎംയൂസിക്ക് equal ടോ ഡബിൾ quotesനുള്ളിൽ സിഡി സ്പേസ് സ്ലാഷ് ഹോം സ്ലാഷ് ആർക്ക് സ്ലാഷ് ഫൈൽസ് സ്ലാഷ് എന്റർടെയിൻമെന്റ് സ്ലാഷ് മ്യൂസിക്ക് എന്നിട്ട് എന്റർ
ഇനി ഈ directoryയിലേക്ക് പോകേണ്ടുമ്പോഴെല്ലാം സിഡിഎംയൂസിക്ക് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
നോക്കു നമ്മളിപ്പോൾ മ്യൂസിക്ക് directoryയിലാണ്
ഇപ്പോൾ നിങ്ങൾക്ക് മുൻപത്തെ directoryയിലേക്ക് തിരികെ പോകണമെങ്കിൽ പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക സിഡി സ്പേസ് മൈനസ് ഒരു അലിയാസ് അൺ സെറ്റ് ചെയ്യാനായി ടൈപ്പ് ചെയ്യുക ഉനാലിയാസ് സ്പേസ് സിഡിഎംയൂസിക്ക് എന്നിട്ട് എന്റർ കൊടുക്കുക
ഇപ്പോൾ വീണ്ടും ടെർമിനലിൽ സിഡിഎംയൂസിക്ക് നൽകിയാൽ കമാൻഡ് വാസ് നോട്ട് ഫൌണ്ട് എന്ന എറർ സന്ദേശം ലഭിക്കും
നിലവിൽ പ്രവർത്തനത്തിലുള്ള directoryയിൽ ടെസ്റ്റ്1 ടെസ്റ്റ്2 എന്നീ രണ്ട് ഫയലുകൾ ഉണ്ടെന്ന് കരുതുക
ആർഎം ടെസ്റ്റ്1 കൊടുക്കുമ്പോൾ ടെസ്റ്റ്1 നിശബ്ദമായി നീക്കം ചെയ്യപ്പെടുന്നു
ആർഎം കമാൻഡിനോടൊപ്പം ഹൈഫൻ i ഓപ്ഷൻ നൽകിയാൽ നീക്കം ചെയ്യുന്നതിന് മുൻപ് അനുവാദം ചോദിക്കുമെന്ന് നമുക്ക് അറിയാം
അത് കൊണ്ട് നമുക്കൊരു അലിയാസ് സെറ്റ് ചെയ്യാം അലിയാസ് ആർഎം equal ടോ quotesനുള്ളിൽ ആർഎം സ്പേസ് ഹൈഫൻ i ഇപ്പോൾ നമ്മൾ ആർഎം റൺ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ റൺ ചെയ്യുന്നത് ആർഎം ഹൈഫൻ i ആണ്
അതായത് ടെസ്റ്റ്1 നിശബ്ദമായി നീക്കം ചെയ്യപ്പെടുന്നു എന്നാൽ ടെസ്റ്റ്2 നീക്കം ചെയ്യുന്നതിന് മുൻപ് സിസ്റ്റം അനുവാദം ചോദിക്കുന്നു
ഇവിടെ പഠിച്ചത് എൻവൈറൻമെന്റ് വേരിയബിൾസ് ഹിസ്റ്ററി അലിയാസിംഗ്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്